ആദ്യത്തെ C പ്രോഗ്രാം എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് എപ്രകാരം C പ്രോഗ്രാം എഴുതാം ഇത് കംപൈൽ ചെയ്യാം എക്സിക്യൂട്ട് ചെയ്യാം ചില സ്വാഭാവികമായ തെറ്റുകളും അവ തിരുത്തുന്നതും ഇവിടെ ഉപയോഗിക്കുന്നത് ഉബുന്റു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെർഷൻ 1110 ഉബുണ്ടുവിലെ G കമ്പൈലർ വെർഷൻ 452 ഈ ട്യൂട്ടോറിയലിനായി ഉബുന്റു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉം ഒരു എഡിറ്ററും അറിഞ്ഞിരിക്കണം
ചില എഡിറ്ററുകൾ vim ഗെഡിറ്റ് ഈ ട്യൂട്ടോറിയലിനായി ഗെഡിറ്റ് ഉപയോഗിക്കുന്നു
ബന്ധപ്പെട്ട ട്യൂട്ടോറിയലിനായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
ഒരു ഉദാഹരണത്തോടെ C പ്രോഗ്രാം എങ്ങനെ എഴുതാം എന്ന് വിശദീകരിക്കാം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
ടെക്സ്റ്റ് എഡിറ്റർ തുറക്കുവാനായി ടെർമിനലിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക
ഗെഡിറ്റ് സ്പേസ് തൽക്ക് ഡോട്ട് cpp സ്പേസ് ആംപർസാൻഡ് അടയാളം
പ്രോംപ്റ്റ് ഫ്രീ ആക്കുവാനായി ഉപയോഗിക്കുന്നു
ശ്രദ്ധിക്കുക എല്ലാ Cഫയലുകൾക്കും cppഎന്ന എക്സ്റ്റെൻഷൻ ഉണ്ട്
Enter പ്രസ് ചെയ്യുക
ടെക്സ്റ്റ് എഡിറ്റർ തുറക്കുന്നു
ഒരു പ്രോഗ്രാം എഴുതാൻ തുടങ്ങാം
ഇങ്ങനെ ടൈപ്പ് ചെയ്യുക സ്പേസ് മൈ ഫർസ്റ്റ് C പ്രോഗ്രാം
ഈ വരി കമന്റ് ചെയ്യുവാനാണ് ഡബിൾ സ്ലാഷ് ഉപയോഗിച്ചത്
ഒരു പ്രോഗ്രാമിന്റെ ഒഴുക്ക് മനസിലാക്കാൻ കമന്റ് ഉപയോഗിക്കുന്നു
ഇത് ഡോക്യുമെന്റേഷൻ ഉം ഉപകരിക്കുന്നു
ഇത് പ്രോഗ്രാമിനെ കുറിച്ചുള്ള വിവരണം നല്കുന്നു
ഡബിൾ സ്ലാഷിനെ ഒറ്റ വരി കമന്റ് എന്ന് പറയാം
Enter പ്രസ് ചെയ്യുക
ടൈപ്പ് ചെയ്യുക includespace തുറക്കുന്ന ആംഗിൾ ബ്രാക്കറ്റ് അടയ്ക്കുന്ന ആംഗിൾ ബ്രാക്കറ്റ് ബ്രാക്കറ്റ് പൂർത്തിയാക്കിയതിന് ശേഷം അതിനുള്ളിൽ എഴുതുന്നത് ഒരു നല്ല രീതിയാണ്
ബ്രാക്കറ്റിനുള്ളിൽ അയോസ്ട്രീം ടൈപ്പ് ചെയ്യുക
ഇവിടെ അയോസ്ട്രീം ഒരു ഹെഡർ ഫൈൽ ആണ്
C ലെ അടിസ്ഥാന ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ഈ ഫയൽ ഉൾകൊള്ളുന്നുEnter പ്രസ് ചെയ്യുക
ടൈപ്പ് ചെയ്യുക യൂസിങ് സ്പേസ് നെയിംസ്പേസ് സ്പേസ് stdഎന്നിട്ട് സെമിക്കോളൻ
യൂസിങ് സ്റ്റേറ്റ്മെന്റ് കംപൈലറിനെ നിങ്ങൾക്ക് എസ്ടിഡി നെയിംസ്പേസ് ഉപയോഗിക്കണമെന്ന് അറിയിക്കുന്നു
നെയിംസ്പേസ് ന്റെ ഉദേശ്യം പ്രോഗ്രാമിലെ പേരുകളുടെ ആശയ കുഴപ്പം ഒഴിവാക്കുകയാണ്
അതിനായി ഐഡന്റിഫയർസ് ന്റെ പേരുകളെ ലോക്കലൈസ് ചെയ്യുന്നു
അത് അതിന്റേതായ ഒരു അർത്ഥ പരിധി സൃഷ്ടിക്കുന്നു
ഒരു namespaceൽ നിർവചിക്കപ്പെടുന്നവയെല്ലാം ആ നെയിം സ്പേസിന്റെ അർത്ഥ പരിധിക്കുള്ളിൽ ആയിരിക്കും
സ്റ്റാൻഡർഡ് C ലൈബ്രറി നിർവചിക്കപ്പെട്ടിരിക്കുന്ന നെയിം സ്പേസ് ആണ് എസ്ടിഡി
Enter പ്രസ് ചെയ്യുക
ടൈപ്പ് ചെയ്യുക ഇന്റ് സ്പേസ് മെയിൻ തുറക്കുന്ന ബ്രാക്കറ്റ് അടയ്ക്കുന്ന ബ്രാക്കറ്റ്
മെയിൻ ഒരു പ്രത്യേക ഫങ്ഷൻ ആണ്
ഇത് കാണിക്കുന്നത് പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ ഈ വരിയിൽ നിന്ന് തുടങ്ങുന്നു എന്നാണ്
തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ബ്രാക്കറ്റുകളെ പരന്തസിസ് എന്ന് പറയുന്നു
മെയിനിന് ശേഷമുള്ള പരന്തസിസ് മെയിൻ ഒരു ഫങ്ഷൻ ആണെന്ന് സൂചിപ്പിക്കുന്നു
ഇവിടെ ഇന്റ് മെയിൻ functionന് ഒരു argumentഉം ഇല്ല
ഇത് ഇന്റഗർ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു
ഡാറ്റ ടൈപ്സ് നെ കുറിച്ച് മറ്റ് ട്യൂട്ടോറിയലുകളിൽ പഠിക്കാം
മെയിൻ ഫങ്ഷൻ നെ കുറിച്ച് കൂടുതൽ അറിയാനായി സ്ലൈഡിലേക്ക് പോകാം
എല്ലാ പ്രോഗ്രാമിനും ഒരു മെയിൻ ഫങ്ഷൻ ഉണ്ട്
ഒന്നിൽ കൂടുതൽ മെയിൻ ഫങ്ഷൻ ഉണ്ടാകാൻ പാടില്ല
അല്ലെങ്കിൽ കംപൈലറിന് ഒരു പ്രോഗ്രാമിന്റെ തുടക്കം മനസിലാക്കാൻ കഴിയില്ല
ശുന്യമായ പരന്തീസസ് കാണിക്കുന്നത് മെയിനിന് ഒരു ആർഗുമെന്റ്സ് ഉം ഇല്ല എന്നാണ്
argumentsനെ കുറിച്ച് തുടർന്നുള്ള ട്യൂട്ടോറിയലുകളിൽ പഠിക്കാം
പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരുവാനായി enter പ്രസ് ചെയ്യുക
തുറക്കുന്ന കർലി ബ്രാക്കറ്റ് ടൈപ്പ് ചെയ്യുക
ഇത് ഫങ്ഷൻ മെയിൻ ന്റെ തുടക്കം കാണിക്കുന്നു
അടയ്ക്കുന്ന കർലി ബ്രാക്കറ്റ് ടൈപ്പ് ചെയ്യുക
ഫങ്ഷൻ മെയിൻ ന്റെ അവസാനം ഇത് സൂചിപ്പിക്കുന്നു
ബ്രാക്കറ്റിനുള്ളിൽ രണ്ടു പ്രാവിശ്യം enter പ്രസ് ചെയ്യുക
ഒരു വരി മുകളിലേക്ക് കർസർ നീക്കുക
ഇൻഡന്റേഷൻ കോഡ് എളുപ്പത്തിൽ വായിക്കാൻ സഹായിക്കുന്നു
തെറ്റുകൾ വേഗത്തിൽ കണ്ടുപിടിക്കാനും ഇത് സഹായിക്കുന്നു
അതിനാൽ നമുക്ക് ഇവിടെ ഒരു സ്പേസ് കൊടുക്കാം
ടൈപ്പ് ചെയ്യുക കൌട്ട് സ്പേസ് രണ്ട് തുറക്കുന്ന ആംഗിൾ ബ്രാക്കറ്റുകൾ ടെർമിനലിൽ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യുന്ന സ്റ്റാൻഡർഡ് C ഫങ്ഷൻ ആണ് കൌട്ട്
ബ്രാക്കറ്റിന് ശേഷം ഡബിൾ quotesന് ഉള്ളിൽ ടൈപ്പ് ചെയ്യുക
ഡബിൾ quotesന് ഉള്ളിൽ ഉള്ളത് കൌട്ട് ഫങ്ഷൻ പ്രിന്റ് ചെയ്യുന്നു
quotesനുള്ളിൽ ടൈപ്പ് ചെയ്യുക തൽക്ക് ടോ a ടീച്ചർ ബാക്ക്സ്ലാഷ് n ന്
ഒരു പുതിയ വരിക്ക് വേണ്ടിയുള്ളതാണ് n
ഇതിന്റെ ഫലമായി കൌട്ട് ഫങ്ഷൻ ന്റെ എക്സിക്യൂഷൻ ന് ശേഷം കർസർ അടുത്ത വരിയിലേക്ക് നീങ്ങുന്നു
എല്ലാ C സ്റ്റേറ്റ് മെന്റിന്റെ അവസാനവും സെമിക്കോളൻ ഇടണം
ഈ വരിയുടെ അവസാനം ഇത് ടൈപ്പ് ചെയ്യുക
ഒരു സ്റ്റേറ്റ് മെന്റ് ടെർമിനേറ്ററിനെ പോലെ സെമിക്കോളൻ പ്രവർത്തിക്കുന്നുഎന്റർ പ്രസ് ചെയ്യുക
ഒരു സ്പേസ് കൊടുത്ത് ടൈപ്പ് ചെയ്യുക റിട്ടർൻ സ്പേസ് 0 എന്നിട്ട് സെമിക്കോളൻ
ഈ സ്റ്റേറ്റ് മെന്റ് ഇന്റഗർ സീറോ തിരികെ നല്കുന്നു
ഫങ്ഷൻ ടൈപ്പ് ഇന്റ് ആയതിനാൽ ഈ ഫങ്ഷൻ ഇന്റഗർ റിട്ടേൺ ചെയ്യണം
റിട്ടർൻ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകളുടെ അവസാനം സൂചിപ്പിക്കുന്നു
മറ്റൊരു ട്യൂട്ടോറിയലിൽ റിട്ടർണ്ട് വാല്യൂസ് നെ കുറിച്ച് കൂടുതലായി പഠിക്കാം
സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യാം
കൂടെ ക്കൂടെ ഫയൽ സേവ് ചെയ്യുന്നത് നല്ലൊരു ശീലമാണ്
ഇത് നിങ്ങളെ പെട്ടന്നുള്ള വൈദ്യുതി തകരാറുകളിൽ നിന്ന് രക്ഷിക്കുന്നു
ആപ്പ്ലിക്കെഷൻ ക്രാഷ് ആയാലും ഇത് ഉപകാരപ്പെടും
ഇപ്പോൾ പ്രോഗ്രാം കംപൈൽ ചെയ്യാം
ടെർമിനലിലേക്ക് വരിക
ടൈപ്പ് ചെയ്യുക g സ്പേസ് talkസിപിപി സ്പേസ് ഹൈഫൻ o സ്പേസ് ഔട്ട്പുട്ട്
C പ്രോഗ്രാം കംപൈൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന കംപൈലർ ആണ് g
talkസിപിപി നമ്മുടെ ഫയലിന്റെ പേര്
ഹൈഫൻ o ഔട്ട്പുട്ട് പറയുന്നത് എക്സിക്യൂട്ടബിൾ ഫയൽ ഔട്ട്പുട്ടിലേക്ക് ചേർക്കപ്പെടുന്നു
എന്റർ പ്രസ് ചെയ്യുക
പ്രോഗ്രാം കംപൈൽ ചെയ്യപ്പെടുന്നു
അവസാനം സൃഷ്ടിക്കപ്പെട്ട ഫയൽ ഔട്ട്പുട്ട് ആണെന്ന് എൽഎസ് സ്പേസ് ഹൈഫൻ എൽആർടി യിലൂടെ മനസിലാക്കാം
ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം output ടൈപ്പ് ചെയ്യുക
എന്റർ പ്രസ് ചെയ്യുക
ഇവിടെ ഔട്ട്പുട്ട് തൽക്ക് ടോ a ടീച്ചർ
എന്ന് കാണിക്കുന്നു
സ്വാഭാവികമായി സംഭവിക്കുന്ന ചില എറർസ് നോക്കാം
ടെക്സ്റ്റ് എഡിറ്ററിലേക്ക് തിരിച്ചു വരുക
ഇവിടെ നമുക്ക് അടയ്ക്കുന്ന കർലി ബ്രാക്കറ്റ് ഒഴിവാക്കാം ഫയൽ സേവ് ചെയ്യുക
എക്സിക്യൂട്ട് ചെയ്യാൻ ടെർമിനലിലേക്ക് തിരികെ വരാം
നേരത്തെ ഉപയോഗിച്ച കമാൻഡ് ഉപയോഗിച്ച് പ്രോഗ്രാം കംപൈൽ ചെയ്ത് റൺ ചെയ്യുക
നമ്മൾ ഒരു എറർ കാണുന്നു
talkസിപിപി ഫയലിൽ ഏഴാമത്തെ വരിയിൽ ഒരു എറർ കാണിക്കുന്നു
എക്സ്പെക്ടഡ് കർലി ബ്രാക്കറ്റ് അട്ട് തെ എൻഡ് ഓഫ് ഇൻപുട്ട്
ടെക്സ്റ്റ് എഡിറ്ററിലേക്ക് തിരികെ വരാം
നേരത്തെ പറഞ്ഞ പോലെ അടയ്ക്കുന്ന കർലി ബ്രാക്കറ്റ് മെയിൻ ഫങ്ഷന്റെ അവസാനം സൂചിപ്പിക്കുന്നു
ഇവിടെ ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം ഫയൽ സേവ് ചെയ്യുക
വീണ്ടും ഇത് എക്സിക്യൂട്ട് ചെയ്യാം
അറോ കെയ് ഉപയോഗിച്ച് നേരത്തെ കൊടുത്ത കമാൻഡുകൾ റിക്കാൾ ചെയ്യാം
അതാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്
ഇത് പ്രവർത്തിക്കുന്നു
മറ്റൊരു സ്വാഭാവികമായ തെറ്റ് കാണിക്കാം
നമുക്ക് ടെക്സ്റ്റ് എഡിറ്ററിലേക്ക് തിരികെ പോകാം
എസ്ടിഡി
നീക്കം ചെയ്യുന്നു
ഫയൽ സേവ് ചെയ്യാം
ടെർമിനലിലേക്ക് തിരിച്ചു വരിക
കംപൈൽ ചെയ്യാം
talkസിപിപി ഫയലിൽ മൂന്നാമത്തെയും ആറാമത്തെയും വരിയിൽ എറർ കാണിക്കുന്നു
എക്സ്പെക്ടഡ് ഐഡന്റിഫയർ ബിഫോർ സെമിക്കോളൻ പിന്നെ കൌട്ട് വാസ് നോട്ട് ഡിക്ലേയർഡ് ഇൻ തിസ് സ്കോപ്പ്
സ്റ്റാൻഡർഡ് C ലൈബ്രറി ഫങ്ഷൻ ആണ് കൌട്ട് എസ്ടിഡി നെയിംസ്പേസ് ന് കീഴിലാണ് എല്ലാ C ലൈബ്രറി ഫങ്ഷൻ ഉം നിർവചിച്ചിരിക്കുന്നത്
അതിനാൽ ഇത് എറർ നല്കുന്നു
ഇപ്പോൾ ഈ എറർ തിരുത്താം
ടെക്സ്റ്റ് എഡിറ്ററിലേക്ക് തിരികെ വന്ന് എസ്ടിഡി ടൈപ്പ് ചെയ്യുക
ഇത് സേവ് ചെയ്യുക
ഒരിക്കൽ കൂടി കംപൈൽ ചെയ്യാം
ഇത് പ്രവർത്തിക്കുന്നു
ഒരു അസ്സിഗ്ന്മെന്റ് നിങ്ങളുടെ പേരും സിറ്റിയും പ്രിന്റ് ചെയ്യാൻ ഒരു പ്രോഗ്രാം എഴുതുക
ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ ഒറ്റ വരി കമന്റ് ആണ് നല്കിയത്
ഇപ്പോൾ ഒന്നിൽ കൂടുതൽ വരികളുള്ള കമന്റ് നല്കാൻ ശ്രമിക്കുക
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇതു സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കുടുതൽ വിവരങ്ങൾക്കായി ദയവായിcontactspoken tutorialorgൽ ബന്ധപ്പെടുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്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
ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി